എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
എല്ലാ മൻ കീ ബാത്തിനു മുന്നോടിയായി രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രായക്കാരായ ആളുകളിൽ നിന്നും മൻ കീ ബാത്തുമായി ബന്ധപ്പെട്ട് വളരെയേറെ അഭിപ്രായങ്ങൾ കിട്ടാറുണ്ട്
ആകാശവാണിക്കു കിട്ടുന്നു നരേന്ദ്രമോദി ആപ് ൽ കിട്ടുന്നു മൈ ഗവ് ലൂടെ കിട്ടുന്നു ഫോണിലൂടെ കിട്ടുന്നു റെക്കോർഡ് ചെയ്ത സന്ദേശമായും കിട്ടുന്നു
അതെല്ലാമെടുത്തു നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷപ്രദമായ അനുഭവമാണ്
വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ അറിവുകളാണ് കിട്ടുന്നത്
രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തി കുന്നൂകൂടി കിടക്കുകയാണ്
സാധകരെപ്പോലെ സമൂഹത്തിനുവേണ്ടി ജീവിച്ചവരുടെ അസംഖ്യം സംഭാവനകൾ മറുവശത്ത് സർക്കാരിന്റെ കണ്ണിൽ പെടാത്ത പ്രശ്നങ്ങളുടെ കൂമ്പാരം കാണാനാകുന്നു
ഒരുപക്ഷേ നമ്മുടെ വ്യവസ്ഥിതിയുടെ ശീലമായിരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾക്കുതന്നെ ശീലമായിരിക്കുന്നു
കുട്ടികളുടെ ജിജ്ഞാസകൾ യുവക്കളുടെ മഹത്വാകാംക്ഷകൾ മുതിർന്നവരുടെ അനുഭവസമ്പത്ത് തുടങ്ങി എന്തെല്ലാമാണ് ശ്രദ്ധയിലേക്കെത്തുന്നത് എല്ലാ പ്രാവശ്യവും മൻ കീ ബാത്തിനായി എത്തുന്ന അഭിപ്രായങ്ങളെയെല്ലാം സർക്കാർ വിശദമായി വിശകലനം ചെയ്യുന്നു
അഭിപ്രായം എത്തരത്തിലുള്ളതാണ് പരാതിയെന്താണ് ആളുകളുടെ അനുഭവം എന്താണ് എന്നെല്ലാം
പൊതുവെ കാണുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ആളുകളുടെ സ്വഭാവമാണെന്നാണ്
ട്രെയിനിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ചുമ വന്നാൽ ഉടൻ അടുത്തിരിക്കുന്നയാൾ പറയുകയായി ദാ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ
ഉപദേശിക്കുക അഭിപ്രായം പറയുക എന്നത് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്
ആദ്യമൊക്കെ മൻ കീ ബാത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഉപദേശത്തിന്റെ സ്വരം കേട്ടിരുന്നു പഠിക്കാൻ ചിലതു കിട്ടിയിരുന്നു
അപ്പോഴൊക്കെ ഇതിന്റെ ടീമിനു തോന്നിയിരുന്നത് വളരെയേറെ ആളുകൾക്ക് ഇതൊരു ശീലമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അയയ്ക്കുന്നത് എന്നാണ്
എന്നാൽ ഞങ്ങളിതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൽ മനം നിറഞ്ഞുപോയി
ഈ അഭിപ്രായങ്ങൾ പറയുന്നവരിലധികവും എന്റെയടുത്തെത്താൻ ശ്രമിക്കുന്നവരേറെയും സത്യമായും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ്
നല്ല കാര്യം നടക്കാനായി അവർ തങ്ങളുടെ ബുദ്ധിയും ശക്തിയും സാമർഥ്യവും ചുറ്റുപാടിനുമനുസരിച്ച് പ്രയത്നിക്കുന്നവരാണ്
ഇക്കാര്യം ശ്രദ്ധയിൽ വന്നപ്പോൾ എനിക്കുതോന്നി ഈ നിർദ്ദേശങ്ങൾ അസാധാരണമാണ്
ഇത് അനുഭവസമ്പത്ത് ആറ്റിക്കുറുക്കിയതാണ്
ചിലർ അഭിപ്രായങ്ങൾ പറയുന്നത് ചിലയിടത്ത് പ്രാവർത്തികമായ ഈ ചിന്താഗതി മറ്റുള്ള ആളുകൾ കേട്ടാൽ അതിനൊരു വിശാലമായ സ്വരൂപം ലഭിക്കുമെങ്കിൽ അത് വളരെയേറെയാളുകൾക്ക് പ്രയോജനമുണ്ടാകും എന്നു വിചാരിച്ചിട്ടാണ്
അതുകൊണ്ട് മൻ കീ ബാത്തിൽ അതെക്കുറിച്ചു സൂചിപ്പിക്കപ്പെടണമെന്ന് അവർ സ്വാഭാവികമായും ആഗ്രഹിക്കുന്നു
ഈ കാര്യങ്ങളെല്ലാം എന്റെ വീക്ഷണത്തിൽ സദുദ്ദേശ്യത്തോടെയുള്ളതാണ്
സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരിൽ നിന്നാണ് കൂടുതൽ അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുള്ളത്
ഞാൻ അവരോട് കൃതജ്ഞത വ്യക്തമാക്കുന്നു
ഇത്രമാത്രമല്ല ഏതെങ്കിലുമൊരു കാര്യം പരാമർശിക്കേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്ന് വളരെ സന്തോഷമേകുന്നു
കഴിഞ്ഞ പ്രാവശ്യത്തെ മൻ കീ ബാത്തിൽ ആഹാരം പാഴാക്കി കളയുന്നതിൽ ഞാൻ വിഷമം സൂചിപ്പിക്കയുണ്ടായി
തുടർന്ന് നരേന്ദ്രമോദി ആപ് ലും മൈ ഗവ് ലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലരും ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ എത്രയെത്രയോ പുതുമനിറഞ്ഞ ആശയങ്ങൾ മുന്നോട്ടുവച്ചു
നമ്മുടെ രാജ്യത്തെ വിശേഷിച്ചും യുവതലമുറ വളരെ നാളായി ഇതു ചെയ്യുന്നുവെന്ന് ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല
ചില സാമൂഹിക സംഘടനകൾ ചെയ്യുന്നുവെന്നത് പല വർഷങ്ങളായി അറിയാം
എന്നാൽ രാജ്യത്തെ യുവാക്കൾ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്
പലരും എനിക്ക് വീഡിയോകൾ അയച്ചിരിക്കുന്നു
ചപ്പാത്തി ബാങ്ക് നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്
ചപ്പാത്തി ബാങ്കിൽ ആളുകൾ തങ്ങളുടെ ഇടങ്ങളിൽ നിന്നുള്ള ചപ്പാത്തി നിക്ഷേപിക്കുന്നു കറി നിക്ഷേപിക്കുന്നു ആവശ്യക്കാരായ ആളുകൾ അവിടെ നിന്ന് അത് ചോദിച്ചു വാങ്ങുന്നു
കൊടുക്കുന്നവർക്കും സന്തോഷം വാങ്ങുന്നവർക്കും തല കുനിക്കേണ്ടതില്ല
സമൂഹത്തിന്റെ സഹകരണത്തോടെ കാര്യങ്ങളെങ്ങനെ നടക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണിത്
ഇന്ന് ഏപ്രിൽ മാസം അവസാനിക്കയാണ്
അവസാനദിനമാണ്
മെയ് 1 ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും സ്ഥാപക ദിനമാണ്
ഈ അവസരത്തിൽ രണ്ടു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് എന്റെ അനേകം ശുഭാശംസകൾ
കാലാവസ്ഥാ വ്യതിയാനം വൈജ്ഞാനിക മേഖലയിൽ സെമിനാറുകളുടെ വിഷയമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു
എന്നാലിന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിട്ടനുഭവിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന വിഷയമായി
പ്രകൃതി തന്നെയും കളിയുടെ എല്ലാ നിയമങ്ങളും മാറ്റിയിരിക്കുന്നു
നമ്മുടെ രാജ്യത്ത് മെയ് ജൂണിലുണ്ടാകുന്ന ചൂട് ഇപ്രാവശ്യം മാർച്ച് ഏപ്രിലിൽതന്നെ അനുഭവിക്കേണ്ടി വന്നു
മൻ കീ ബാത്തിനായി ആളുകളിൽ നിന്ന് അഭിപ്രപ്രായങ്ങൾ സ്വീകരിക്കുമ്പോൾ പലരും ഈ ചൂടുസമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അയച്ചിട്ടുണ്ട്
എല്ലാ കാര്യങ്ങളും പ്രചാരത്തിലുള്ളതുതന്നെയാണ് പുതിയതല്ല
എന്നാലും യഥാസമയം അതെക്കുറിച്ച് വീണ്ടുമോർക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും
പ്രശാന്ത് കുമാർ മിശ്ര ടി
കാർത്തിക്ക് തുടങ്ങി അനേകം സുഹൃത്തുക്കൾ പക്ഷികളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നു
അവർ പറഞ്ഞത് ബാൽക്കണിയിലും ടെറസ്സിലും പാത്രത്തിൽ വെള്ളം വയ്ക്കണമെന്നാണ്
കുടുംബത്തിൽ ചെറിയ കുട്ടികൾ ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹമുള്ളവരാണെന്നു കാണാം
എന്തിനിങ്ങനെ വെള്ളം വയ്ക്കണം എന്നത് അവർക്ക് ഒരിക്കൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ പാത്രം വച്ചിട്ടുണ്ടോ അതിൽ വെള്ളമുണ്ടോ എന്ന് ദിവസം പത്തു പ്രാവശ്യം പോയി നോക്കും
പക്ഷികൾ വരുന്നുണ്ടോ എന്നു ശ്രദ്ധിക്കും
നമുക്കു തോന്നും ഇത് കളിയാണെന്ന്
എന്നാൽ സത്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഭൂതദയ ഉണർത്തുകയെന്ന നല്ല അനുഭവമാണുണ്ടാവുക
പക്ഷിമൃഗാദികളോട് അൽപം അടുപ്പം ഒരു പുതിയ ആനന്ദാനുഭൂതിയേകുന്നുവെന്ന് നിങ്ങൾക്കും കാണാം
ഗുജറാത്തിൽ നിന്ന് ശ്രീ
ജഗത് ഭായി എനിക്കൊരു പുസ്തകം അയച്ചു തന്നു
സേവ് ദ് സ്പാരോസ്
അതിൽ കുരുവികളുടെ എണ്ണം കുറയുന്നതിലുള്ള ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നു
മാത്രമല്ല സ്വയം ഒരു ദൌത്യമെന്ന നിലയിൽ അവയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയതിനെക്കുറിച്ച് വളരെ നല്ല വർണ്ണന ആ പുസ്തകത്തിലുണ്ട്
നമ്മുടെ നാട്ടിൽ പക്ഷി മൃഗാദികൾ പ്രകൃതി അതുമായി ചേർന്നുള്ള ജീവിതം തുടങ്ങിയവയുമായി നാം ഇഴുകി ചേർന്നിട്ടുള്ളവരാണ്
എന്നാലും സാമൂഹികമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്
ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദാഊദി ബോഹരാ സമാജത്തിന്റെ ഗുരു സൈയദനാ സാഹബിന് നൂറൂ വയസ്സായി
അദ്ദേഹം 103 വയസ്സു വരെ ജീവിച്ചിരുന്നു
അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികം പ്രമാണിച്ച് ബോഹരാ സമാജം ബുർഹാനി ഫൌണ്ടേഷൻ മുഖേന കുരുവികളെ രക്ഷിക്കാനായി ഒരു വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി
അതിന് തുടക്കം കുറിക്കാനുള്ള അവസരം എനിക്കു ലഭിച്ചു
ഏകദേശം അമ്പത്തിരണ്ടായിരം തീറ്റപ്പാത്രങ്ങൾ അവർ ലോകമെങ്ങുമായി വിതരണം ചെയ്തു
ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോഡ്സിൽ അതിന് ഇടം കിട്ടുകയുണ്ടായി
പലപ്പോഴും പത്രം തരുന്നയാൾ പാൽക്കാരൻ പച്ചക്കറിക്കാരൻ പോസ്റ്റ് മാൻ തുടങ്ങിയവർ വീട്ടുവാതിൽക്കലെത്തുമ്പോൾ നാം വേനൽക്കാലമാണെന്നും വെള്ളം വേണോ എന്നു ചോദിക്കണമെന്നും മറന്നു പോകുന്നു
അത്രയ്ക്കു തിരക്കിലാണ്
യുവ സുഹൃത്തുക്കളേ ചില കാര്യങ്ങൾ നിങ്ങളോടു പറയാനാഗ്രഹിക്കുന്നു
നമ്മുടെ യുവ തലമുറയിൽ പെട്ട പലരും വളരെ സുഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നരാണ്
മാതാപിതാക്കളും വളരെ സുരക്ഷിതത്വത്തോടെ അവരെ പോറ്റി വളർത്തുന്നു
ഇതിന് ഒരു മറുവശമുണ്ടെങ്കിലും അധികവും സുഖാവസ്ഥയാണ് കാണാനാകുന്നത്
ഇപ്പോൾ പരീക്ഷക്കാലം അവസാനിച്ചിരിക്കുന്നു
അവധിക്കാലം ആസ്വദിക്കാൻ പദ്ധതികളുണ്ടാക്കിക്കഴിഞ്ഞിരിക്കും
വേനലവധിയിൽ ചൂടുണ്ടെങ്കിലും സന്തോഷമാണ്
എങ്കിലും നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയായിരിക്കണമെന്ന് ഒരു സുഹൃത്തായി നിങ്ങളോടു പറയാൻ ഞാനാഗ്രഹിക്കുന്നു
ചിലരെങ്കിലും ഇത് പ്രാവർത്തികമാക്കുമെന്നും എന്നോട് അതെക്കുറിച്ചു പറയുമെന്നും എനിക്കു വിശ്വാസമുണ്ട്
ഈ അവധിക്കാരം ഞാൻ മുന്നോട്ടു വയ്ക്കുന്ന മൂന്നു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുപയോഗിക്കുമെങ്കിൽ വളരെ നല്ല കാര്യം
എങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം
പുതിയ അനുഭവമാകണം
പുതിയ നൈപുണ്യം നേടാനുള്ള അവസരമാക്കണം
മുമ്പു കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത അറിയാത്ത ഇടത്തേക്കു പോകാനാഗ്രഹിച്ച് അവിടേക്കു പോകണം
പുതിയ സ്ഥലങ്ങൾ പുതിയ അനുഭവങ്ങൾ പുതിയ കഴിവുകൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ടിവിയിൽ കാണുക അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിക്കുക അതുമല്ലെങ്കിൽ പരിചയക്കാരിൽ നിന്നു കേൾക്കുക പിന്നെ അതേ കാര്യം സ്വയം അനുഭവിക്കുക ഇതു രണ്ടും തമ്മിൽ ഭൂമിയും ആകാശവും പോലുള്ള വ്യത്യാസമുണ്ട്
ഈ അവധിക്കാലത്ത് നിങ്ങൾക്കു താത്പര്യമുള്ള വിഷയം അറിയാൻ ശ്രമിക്കൂ പുതിയ പരീക്ഷണം നടത്തൂ എന്നു ഞാൻ പറയും
പരീക്ഷണം സോദ്ദേശ്യപരമാകട്ടെ സുഖശീതളിമയിൽ നിന്ന് അൽപം പുറത്തേക്കിറങ്ങേണ്ടതാകട്ടെ
നാം ഇടത്തരം കുടുംബത്തിൽ നിന്നാണെങ്കിൽ സന്തുഷ്ട കുടുംബത്തിൽ നിന്നാണ്
അങ്ങനെയുള്ളവർ റിസർവേഷനില്ലാതെ റെയിൽവേയുടെ രണ്ടാംക്ലാസിൽ ടിക്കറ്റെടുത്തു കയറുക കുറഞ്ഞത് 24 മണിക്കൂർ യാത്ര ചെയ്യുക
നല്ല അനുഭവമായിരിക്കും
യാത്രക്കാരുടെ കാര്യങ്ങളെങ്ങനെ അവർ സ്റ്റേഷനുകളിലിറങ്ങി എന്തു ചെയ്യുന്നു എന്നു ശ്രദ്ധിക്കുക
ഒരുപക്ഷേ വർഷം മുഴുവൻ നേടിയ അനുഭവത്തേക്കാൾ അധികം അനുഭവങ്ങൾ ഈ 24 മണിക്കൂർ റിസർവേഷനില്ലാത്ത തിരക്കേറിയ ട്രെയിനിൽ ഉറങ്ങാൻ പോലും സാധിക്കാതെ നിന്നു യാത്ര ചെയ്യുമ്പോൾ ലഭിക്കും
ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയൂ
ആവർത്തിക്കാൻ ഞാൻ പറയുന്നില്ല ഒരിക്കലെങ്കിലും അതാകട്ടെ
സായാഹ്നമായാൽ ഫുട്ബോളുമായി അതല്ലെങ്കിൽ വോളിബോളുമായി അതുമല്ലെങ്കിൽ കളിക്കുള്ള എന്തെങ്കിലുമായി ഒരു തീരെ ദരിദ്രമായ ചേരിയിലേക്കു പോകൂ
അവിടത്തെ ദരിദ്രരായ കുട്ടികളോടൊത്തു കളിക്കൂ
ജീവിതത്തിൽ കളിയുടെ സന്തോഷം മുമ്പൊരിക്കലും നിങ്ങൾക്കു ലഭിച്ചിട്ടില്ലെന്നു കാണാനാകും
സമൂഹത്തിൽ ഇതുപോലെയുള്ള ജീവിതം നയിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളോടൊപ്പം കളിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമുണ്ടാകുമെന്നു നിങ്ങൾ ചിന്തിട്ടിട്ടുണ്ടോ
ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുമെന്നാണ് എന്റെ വിശ്വാസം
ഈ അനുഭവം നിങ്ങളെ വളരെയേറെ കാര്യങ്ങൾ പഠിപ്പിക്കും
പല സ്വയംസേവി സംഘടനകളും സേവന കാര്യങ്ങൾ ചെയ്യുന്നു
നിങ്ങൾ ഗൂഗിൾ ഗുരുവുമായി പരിചയമുള്ളവരാണ് അതിൽ അന്വേഷിക്കൂ
അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനയുമായി പതിനഞ്ചുഇരുപതു ദിവസത്തേക്കു ബന്ധപ്പെട്ടു നിൽക്കൂ
ചെല്ലൂ കാടുകളിലേക്കു ചെല്ലൂ
ചിലപ്പോൾ വേനൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെടും വ്യക്തിത്വ വികസന ശിബിരങ്ങൾ നടക്കും പല വികസന കാര്യങ്ങളിലും ഏർപ്പെടും
അതുമായി സഹകരിക്കൂ
ചിലപ്പോൾ നിങ്ങളങ്ങനെ വേനൽശിബിരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാകാം വ്യക്തിത്വ വികസന കോഴ്സുകളിൽ ചേർന്നിട്ടുമുണ്ടാകാം
നിങ്ങൾ പഠിച്ചതു പഠിക്കാൻ അവസരം ലഭിക്കാത്ത സമൂഹത്തിലെ ധനമില്ലാത്തവരെക്കൂടി പഠിപ്പിക്കുക
സാങ്കേതികവിദ്യ അകൽച്ച കുറയ്ക്കാനായിട്ടെത്തി
സാങ്കേതികവിദ്യ അതിരുകൾ ഇല്ലാതെയാക്കാനെത്തി
ഇന്ന് അത് ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു
അതിനൊരു ദുർഗ്ഗതിയുണ്ടായിട്ടുണ്ട്
ഒരേ വീട്ടിലെ ആറുപേർ ഒരേ മുറിയിലിരുന്നാലും സങ്കൽപ്പിക്കാനാകാത്ത വിധം അകൽച്ചയിലായിരിക്കും
എന്തുകൊണ്ട് എല്ലാവരും സാങ്കേതിക വിദ്യയുടെ ബലത്തിൽ അവരുടെ ലോകത്ത് തിരക്കിലായിരിക്കും
സാമൂഹിക ജീവിതം ഒരു സംസ്കാരമാണ് അതൊരു ശക്തിയാണ്
മറ്റൊന്നു ഞാൻ പറഞ്ഞത് നൈപുണ്യത്തെക്കുറിച്ചാണ്
ചിലതു പുതിയതായി പഠിക്കാൻ നിങ്ങൾക്കാഗ്രഹമില്ലേ
ഇന്ന് മത്സരങ്ങളുടെ കാലമാണ്
പരീക്ഷയിൽ മുങ്ങി കഴിയേണ്ടി വരുന്നു
പരമാവധി ഉയർന്ന മാർക്കു വാങ്ങാൻ കഠിന പരിശ്രമത്തിലാകും
അവധിക്കാലത്തും എന്തെങ്കിലും കോച്ചിംഗ് ക്ലാസിൽ പോകും അടുത്ത പരീക്ഷയുടെ ആശങ്കയിലാകും
നമ്മുടെ യുവതലമുറ യന്ത്രമനുഷ്യരെപ്പോലെയാകുന്നോ എന്ന് പലപ്പോഴും ഭയം തോന്നിപ്പോകുന്നു
അവർ യന്ത്രത്തെപ്പോലെ ജീവിതം നയിക്കുകയല്ലേ
സുഹൃത്തുക്കളേ ജീവിതത്തിൽ എന്തെങ്കിലുമാകാനുള്ള സ്വപ്നം നല്ലകാര്യമാണ്
എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നിശ്ചയവും നല്ലതാണ് ചെയ്യണം
എങ്കിലും ഉള്ളിലുള്ള മനുഷ്യത്വം ഇല്ലാതെയാകുന്നോ എന്നു ശ്രദ്ധിക്കണം
മാനുഷിക ഗുണങ്ങളിൽ നിന്ന് അകന്നു പോകുന്നോ എന്നു ശ്രദ്ധിക്കണം
നൈപുണ്യ വികസനത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാകുമോ സാങ്കേതിക വിദ്യയിൽ നിന്നകന്ന് തന്നോടുതന്നെ ഒപ്പം അല്പം സമയം ചെലവഴിച്ചുകൂടേ
എന്തെങ്കിലും സംഗീതോപകരണം പഠിക്കുക ഏതെങ്കിലും പുതിയ ഭാഷയുടെ 550 വാചകങ്ങൾ പഠിക്കുക
തമിഴോ തെലുങ്കോ അസമിയയോ ബംഗളയോ മലയാളമോ ഗുജറാത്തിയോ മറാഠിയോ പഞ്ചാബിയോ എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ്
നമ്മുടെ അടുത്തുതന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ആരെയെങ്കിലും കിട്ടിയെന്നു വരാം
നീന്തലറിയില്ലെങ്കിൽ നീന്തൽ പഠിക്കാം നന്നായി ചിത്രം വരയ്ക്കാനറിയില്ലെങ്കിലും ചിത്രംവരയ്ക്കാൻ ശ്രമിക്കാം
ചിലതു വരച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഭയ്ക്ക് പ്രകടമാകാൻ അതൊരു തുടക്കമാകും
മനസ്സു വച്ചാൽ പഠിക്കാനാകും എന്നു പറയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്
കാർ ഡ്രൈവിംഗ്പഠിക്കാൻ തോന്നുന്നില്ലേ
ഓട്ടോ റിക്ഷാ ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ സൈക്കിൾ ചവിട്ടാനറിയാമെങ്കിലും ആളുകൾ യാത്ര ചെയ്യുന്ന മുച്ചാടൻ സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇതിലൂടെ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്നു മാത്രമല്ല പരിധികൾക്കുള്ളിൽ നിൽക്കുന്ന ജീവിതത്തിന് പുറത്തിറങ്ങാനവസരവും ലഭിക്കും
വേറിട്ട എന്തെങ്കിലും ചെയ്യൂ സുഹൃത്തുക്കളേ
ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമിതാണ്
എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് ഒരു പുതിയ തൊഴിൽ മേഖലയിലെത്തിയിട്ട് പഠിക്കാമെന്നു വിചാരിച്ചാൽ അവസരം കൈവിട്ടുപോകയാകും ഫലം
പിന്നെ മറ്റു പ്രശ്നങ്ങളിലാകും
അതുകൊണ്ട് നിങ്ങളോടു പറയുന്നു നിങ്ങൾക്ക് മാജിക് പഠിക്കാനാഗ്രഹമുണ്ടെങ്കിൽ ചീട്ടുകളുടെ മാജിക് പഠിക്കൂ
അടുത്ത സുഹൃത്തുക്കളെ മാജിക് പഠിപ്പിക്കൂ
നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണം തീർച്ചയായുമുണ്ടാകും
നിങ്ങളുടെ ഉള്ളിലെ മാനുഷികമായ കഴിവുകൾക്ക് ചൈതന്യം വയ്ക്കും
വളരാനുള്ള നല്ല അവസരം ലഭിക്കും
ഞാൻ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നു ലോകത്തെ വീക്ഷിക്കുന്നതിലൂടെ എത്ര പഠിക്കാനും മനസ്സിലാക്കാനും അവസരം ലഭിക്കുന്നുവെന്നത് നമുക്കു സങ്കൽപ്പിക്കാൻ പോലുമാകില്ല
പുതിയ പുതിയ ഇടങ്ങൾ പുതിയപുതിയ നഗരങ്ങൾ പുതിയ പുതിയ ഗ്രാമങ്ങൾഎങ്കിലും എവിടേക്കു പോകുന്നുവെങ്കിലും അവിടം ഒരു ജിജ്ഞാസുവിനെപ്പോലെ കാണൂ മനസ്സിലാക്കൂ ആളുകളുമായി ചർച്ച ചെയ്യൂ അവരോടു ചോദിക്കൂ ഇതെല്ലാം അവിടം കാണുന്നതിന്റെ വേറിട്ട ആനന്ദമാകും നൽകുന്നത്
ശ്രമിക്കുകയും സ്ഥലം സ്വയം നിശ്ചയിക്കുകയും ചെയ്യുക
സമയം അധികം യാത്രയ്ക്കായി നഷ്ടപ്പെടുത്തരുത്
ഒരിടത്തുപോയി അവിടെ മൂന്നു നാലു ദിവസം ചിലവാക്കണം
പിന്നീട് മറ്റൊരിടത്തു പോയി അവിടെയും മൂന്നുനാലു ദിവസം കഴിയൂ
ഇതിലൂടെ വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനാകും
നിങ്ങൾ പോകുന്നിടത്തെ ചിത്രങ്ങൾ എനിക്കു ഷെയർ ചെയ്യൂ
പുതിയതായി എന്തു കണ്ടു എവിടെ പോയി ഹാഷ് ടാഗ് ഇൻക്രെഡിബിൾ ഇന്ത്യ ഉപയോഗിച്ച് സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ
സുഹൃത്തുക്കളേ ഇപ്രാവശ്യം ഭാരത സർക്കാരും നിങ്ങൾക്ക് നല്ല അവസരമൊരുക്കിയിരിക്കുന്നു
പുതിയ തലമുറ രൂപാനോട്ടുകളിൽ നിന്ന് ഏകദേശം മുക്തരായിക്കഴിഞ്ഞു
അവർക്ക് രൂപാ നോട്ടുകളുടെ ആവശ്യമില്ല
അവർ ഡിജിറ്റൽ ഇടപാടുകളിൽ വിശ്വാസമർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു
നിങ്ങൾക്കും ഇതു ചെയ്യാം ഇതിലൂടെ ധനം സമ്പാദിക്കുകയും ചെയ്യാമെന്നു ചിന്തിച്ചിട്ടുണ്ടോ ഭാരത സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്
ഭീം ആപ് നിങ്ങൾ ഡൌൺലോഡു ചെയ്തിട്ടുണ്ടാകും
അതുപയോഗിക്കുന്നുമുണ്ടാകും
അതോടൊപ്പം അതുപയോഗിക്കാൻ മറ്റൊരാളെ പഠിപ്പിക്കുക കൂടി ചെയ്യൂ ആ പുതിയ ആളെ ഇതുമായി ബന്ധിപ്പിക്കൂ
ആ പുതിയ വ്യക്തി മൂന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ നിങ്ങൾക്ക് പത്തു രൂപ സമ്പാദിക്കാനാകുന്നു
നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് സർക്കാരിൽ നിന്ന് പത്തു രൂപ നിക്ഷേപിക്കപ്പെടും
ഒരു ദിവസം ഇങ്ങനെ ഇരുപതു പേരെ ചേർക്കാനായാൽ വൈകുമ്പോഴേക്കും 200 രൂപ സമ്പാദിക്കാം
കച്ചവടക്കാർക്കും വിദ്യാർഥികൾക്കുമൊക്കെ ഇതിലൂടെ സമ്പാദിക്കാം
ഈ പദ്ധതി ഒക്ടോബർ 14 വരെയുണ്ട്
ഡിജിറ്റൽ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടേതായ പങ്ക് ഉണ്ടാവുകയായി
നിങ്ങൾ പുതുഭാരതത്തിന്റെ ഒരു കാവൽക്കാരനാകും
അവധിക്കാലത്തിന് അവധിക്കാലം ധനസമ്പാദനത്തിന് അവസരവും
ഡിജിറ്റൽ പരിചയപ്പെടുത്തി സമ്പാദിക്കൂ
സാധാരണയായി നമ്മുടെ നാട്ടിൽ വിഐപി സംസ്കാരത്തോട് വെറുപ്പിന്റെ അന്തരീക്ഷമാണുള്ളത്
എന്നാലും അതിത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്
രാജ്യത്തെ എത്രതന്നെ വലിയ വ്യക്തിയാണെങ്കിലും വാഹനത്തിൽ ചുവന്ന ലൈറ്റ് വച്ച് കറങ്ങി നടക്കില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കയാണ്
അതൊരു തരത്തിൽ വിഐപി സംസ്കാരത്തിന്റെ അടയാളമായി മാറിയിരുന്നു
ചുവന്ന ലൈറ്റ് വാഹനത്തിലാണു വച്ചിരുന്നതെങ്കിലും അത് ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് കയറുകയും ബുദ്ധിപരമായിത്തന്നെ വിഐപി സംസ്കാരം രൂപപ്പെട്ടുവെന്നുമാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്
ഇപ്പോൾ ചുവന്ന ലൈറ്റ് പോയി അതുകൊണ്ട് തലയിൽ കയറിയ ചുവന്ന വെളിച്ചം പോയി എന്ന് ആർക്കും അവകാശപ്പെടാനാവില്ല
വളരെ രസകരമായ ഒരു ഫോൺ കോൾ കിട്ടുകയുണ്ടായി
ആളുകൾ ചുവന്ന ലൈറ്റിൽ ആശങ്കപ്പെടുന്നതു മനസ്സിലായി
സാധാരണ മനുഷ്യർക്ക് ഇത് ഇഷ്ടമല്ലെന്നും അതിലൂടെ അകൽച്ച അനുഭവപ്പെടുന്നുമെന്നാണ് മനസ്സിലായത്
നമസ്കാരം പ്രധാനമന്ത്രിജീ ഞാൻ ശിവാ ചൌബേ സംസാരിക്കുന്നു
മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന്
ഗവൺമെന്റ് റെഡ് ബീക്കൺ ലൈറ്റ് നിരോധിച്ചതിനെക്കുറിച്ചു സംസാരിക്കാനാഗ്രഹിക്കുന്നു
ഞാൻ പത്രത്തിൽ വായിക്കയുണ്ടായി ഓരോ ഇന്ത്യക്കാരനും നിരത്തിലെ വിഐപി ആണ്
എനിക്കതുകണ്ട് വളരെ അഭിമാനം തോന്നി
എന്റെ സമയവും വിലയേറിയതാണെന്ന് മനസ്സിലാക്കാനായി
എനിക്ക് ഗതാഗതക്കുരുക്കിൽ പെട്ടു കിടക്കേണ്ടതില്ല ആർക്കും വേണ്ടി കാത്തുനിൽക്കേണ്ട
ഈ ഒരു തീരുമാനത്തിൽ അങ്ങയോടു ഹൃദയപൂർവ്വംനന്ദി പറയുന്നു
ഈ സ്വച്ഛഭാരത് പരിപാടി കൊണ്ട് നമ്മുടെ രാജ്യം മാത്രമല്ല നമ്മുടെ റോഡിൽ നിന്ന് വിഐപി ഗുണ്ടായിസം കൂടി മാറ്റപ്പെടുകയാണ് അതിന് നന്ദി
സർക്കാർ തീരുമാനത്തിലൂടെ ചുവന്ന ലൈറ്റ് ഇല്ലാതെയാകുന്നത് നിയമപരമായ ഏർപ്പാടിന്റെ ഭാഗമാണ്
എങ്കിലും മനസ്സിൽ നിന്നുകൂടി ഇത് മാറേണ്ടതുണ്ട്
നാമെല്ലാം ചേർന്ന് ഉണർവ്വോടെ പ്രവർത്തിച്ചാൽ ഇതും മാറും
വിഐപിയ്ക്കു പകരം ഇപിഐ യ്ക്കു പ്രധാന്യം നല്കണമെന്നതാണ് നവഭാരസങ്കൽപത്തിലുള്ളത്
വിഐപിയ്ക്കു പകരം ഇപിഐ എന്നു പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എവരി പേഴ്സൺ ഈസ് ഇമ്പോർട്ടന്റ് എല്ലാവർക്കും മഹത്വമുണ്ട് എന്നാണ്
എല്ലാവരും പ്രധാനപ്പെട്ടവരാണ് എന്നാണ്
നൂറ്റിയിരുപത്തിയഞ്ചു കോടി ദേശവാസികളുടെ പ്രാധാന്യം അംഗീകരിക്കാം
അതു ചെയ്താൽ മഹത്തായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എത്ര വലിയ ശക്തിയാണ് ഒത്തു ചേരുന്നത് നമുക്ക് ഒരുമിച്ചു പ്രവർത്തിക്കാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ചരിത്രത്തെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പാരമ്പര്യത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കാമെന്നാണ്
അതിലൂടെ നമുക്ക് ഊർജ്ജം ലഭിക്കും പ്രേരണ ലഭിക്കും
ഈ വർഷം നാം നൂറ്റിയിരുപത്തിയഞ്ചുകോടി ഭാരതവാസികൾ രാമാനുജാചാര്യന്റെ ആയിരാമത്തെ ജയന്തി ആഘോഷിക്കയാണ്
അങ്ങേയറ്റം ശതാബ്ദിവരെ മാത്രമേ ഓർമ്മവയ്ക്കൂ എന്ന വിധം നാം മറ്റു കാര്യങ്ങളിൽ മുഴുകിപ്പോയിരിക്കുന്നു
ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് ശതാബ്ദി വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം
എന്നാൽ ആയിരം വർഷവും അതിലധികവും പഴക്കമുള്ള ഓർമ്മകൾ ആഘോഷിക്കാൻ തക്കവിധം പുരാതനത്വമുള്ള രാഷ്ട്രമാണ് ഭാരതം
ആയിരം വർഷങ്ങൾക്കുമുമ്പുള്ള സമൂഹം എങ്ങനെയുള്ളതായിരുന്നിരിക്കും
ചിന്താഗതികൾ എങ്ങനെയായിരുന്നിരിക്കും ഒന്നു സങ്കല്പിച്ചുനോക്കൂ
ഇന്നും സാമൂഹിക ആചാരങ്ങളെ ലംഘിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ്
ആയിരം വർഷങ്ങൾക്കു മുമ്പ് അതെങ്ങനെയാകും സാധിച്ചിട്ടുണ്ടാകുക രാമാനുജാചാര്യൻ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകളെ ഉച്ചനീചത്വങ്ങളെ തൊട്ടുകൂടായ്മകളെ ജാതിചിന്തയെ എതിർത്ത് വലിയ പോരാട്ടം നടത്തിയെന്ന് കുറച്ചാളുകൾക്കേ അറിയാമായിരിക്കൂ
സ്വയം പെരുമാറ്റങ്ങളിലൂടെ സമൂഹം തൊട്ടുകൂടാത്തവരെന്നു കണക്കാക്കിയിരുന്നവരെ മാറോടണച്ചു
ആയിരം വർഷങ്ങൾക്കു മുമ്പ് അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമേകാനായി അദ്ദേഹം സമരം നടത്തി വിജയകരമായി ക്ഷേത്രപ്രവേശനം സാധിച്ചു
എല്ലാ യുഗങ്ങളിലും നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ ഇല്ലാതെയാക്കാൻ നമ്മുടെ സമൂഹത്തിൽ മഹാപുരുഷന്മാർ ജന്മമെടുത്തതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്
രാമാനുജാചാര്യന്റെ ആയിരാമത്തെ ജന്മദിനമാഘോഷിക്കുമ്പോൾ സാമൂഹിക ഐക്യത്തിന് സംഘടിക്കുന്നതിലാണ് ശക്തിയെന്ന ചിന്താഗതി ഉണർത്തുന്നതിനു നാം പ്രേരണ ഉൾക്കൊള്ളാം
സ്വാമി രാമാനുജാചാര്യന്റെ ഓർമ്മ പുതുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നാളെ മെയ് 1 ന് ഒരു സ്റ്റാംപ് പ്രകാശനം ചെയ്യുകയാണ്
സ്വാമി രാമാനുജാചാര്യനെ ആദരവോടെ നമിക്കുകയും ആദരപുഷ്പങ്ങൾ സമർപ്പിക്കയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നാളെ മെയ് 1 ന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്
ലോകത്തിലെ പല ഭാഗങ്ങളിലും തോഴിലാളി ദിനമായി ആഘോഷിക്കപ്പെടുകയാണ്
തൊഴിലാളി ദിനത്തിന്റെ കാര്യം പറയുമ്പോൾ തൊഴിലിനെക്കുറിച്ചു പറയുമ്പോൾ തൊഴിലാളികളെക്കുറിച്ചു പറയുമ്പോൾ ബാബാ സാഹേബ് അംബേദ്കറെ ഓർമ്മ് വരുന്നത് സ്വാഭാവികമാണ്
ഇന്ന് തൊഴിലാളികൾക്കു ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ബഹുമാനം എന്നിവയ്ക്ക് നാം ബാബാ സാഹബിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ കുറച്ച് ആളുകൾക്കേ അറിയമായിരിക്കൂ
തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ബാബാ സാഹബിന്റെ സംഭാവനകൾ അവസ്മരണീയങ്ങളാണ്
ഇന്ന് ബാബാ സാഹബിനെക്കുറിച്ചും രാമാനുജാചാര്യനെക്കുറിച്ചും പറയുമ്പോൾ 12 ാം നൂറ്റാണ്ടിലെ മഹാനായ കർണ്ണാടക സംന്യാസി സാമൂഹിക പരിഷ്കർത്താവ് ജഗത് ഗുരു ബസവേശ്വരനെ ഓർമ്മ വരുന്നു
ഇന്നലെ എനിക്ക് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു
അദ്ദേഹത്തിന്റെ വചനാമൃതങ്ങൾ പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടി
പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നട ഭാഷയിൽ അദ്ദേഹം അദ്ധ്വാനത്തെക്കുറിച്ചും അദ്ധ്വാനിക്കുന്നവരെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നു
കന്നട ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു കായ കവേ കൈലാസ്
ഇതിന്റെ അർഥം നിങ്ങൾക്ക് അധ്വാനത്തിലൂടെ ഭഗവാൻ ശിവന്റെ ആലയമായ കൈലാസത്തിലെത്താം എന്ന്
അതായത് കർമ്മം ചെയ്യുന്നതിലൂടെ സ്വർഗ്ഗം നേടാമെന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ധ്വാനമാണ് ശിവനെന്ന്
ഞാൻ പലപ്പോഴും ശ്രമേവ ജയതേ എന്നു പറയാറുണ്ട്
തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് ഡിഗ്നിറ്റി ഓഫ് ലേബറിനെക്കുറിച്ചു പറയാറുണ്ട്
ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപകനും ചിന്തകനുമായ ദത്തോപന്ത് ഠേംഗഡിജി പറഞ്ഞത് എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുണ്ട്
അദ്ദേഹം അധ്വാനിക്കുന്നവരെക്കുറിച്ച് വളരെ ചിന്തിച്ചിരുന്നു
ഒരു വശത്ത് സർവ്വലോക തൊഴിലാളികൾ സംഘടിക്കൂ എന്ന് മാവോവാദത്തിൽ നിന്നു പ്രേരണയുൾക്കൊണ്ട മുദ്രാവാക്യം
എന്നാൽ ദത്തോപന്ത് ഠേംഗഡി പറയാറുണ്ടായിരുന്നത് തൊഴിലാളികളേ വരൂ ലോകത്തെ ഒന്നാക്കൂ എന്നായിരുന്നു
ഒരുവശത്ത് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യൂണൈറ്റ് എന്നു പറയുമ്പോൾ ഭാരതീയ ചന്താധാരയിൽ നിന്നു പ്രേരണ ഉൾക്കൊണ്ട് ഠേംഗഡിജി പറഞ്ഞു വർക്കേഴ്സ് യൂണൈറ്റ് ദ വേൾഡ്
ഇന്ന് തൊഴിലാളികളെക്കുറിച്ചു പറയുമ്പോൾ ദത്തോപന്ത് ഠേംഗഡിയെ ഓർക്കുന്നത് സ്വാഭാവികമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചു ദിവസങ്ങൾക്കുശേഷം നാം ബുദ്ധപൌർണ്ണമി ആഘോഷിക്കും
ഭഗവാൻ ബുദ്ധനുമായി ബന്ധപ്പെട്ട ലോകമെങ്ങുമുള്ള ആളുകൾ അതാഘോഷിക്കും
ലോകം ഇന്നു അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഹിംസ യുദ്ധം വിനാശതാണ്ഡവം ആയുധമത്സരം ഒക്കെ കാണുമ്പോൾ ബുദ്ധന്റെ ചിന്താഗതികൾ വളരെ സാംഗത്യമുള്ളതാണെന്നു തോന്നുന്നു
ഭാരതത്തിൽ അശോകന്റെ ജീവിതം യുദ്ധത്തിൽ നിന്നു ബുദ്ധനിലേക്കുള്ള യാത്രയുടെ ഉത്തമമായ ഉദാഹരണമാണ്
ബുദ്ധപൂർണ്ണിമയുടെ ഈ മഹാപർവ്വത്തിൽ ഐക്യരാഷ്ട്രസഭ വെസക് ഡേ ആഘോഷിക്കുന്നു എന്നത് ഒരു സൌഭാഗ്യമായി ഞാൻ കാണുന്നു
ഇപ്രാവശ്യം ഇത് ശ്രീലങ്കയിലാണ് നടക്കുന്നത്
ഈ പവിത്രമായ അവസരത്തിൽ ശ്രീലങ്കയിൽ വച്ച് ബുദ്ധന് ആദരപുഷ്പങ്ങളർപ്പിക്കാൻ എനിക്ക് അവസരം ലഭിക്കും
അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാനുള്ള അവസരം ലഭിക്കും
പ്രിയപ്പെട്ട ദേശവാസികളേ ഭാരതത്തിൽ എന്നും സബ് കാ സാഥ്സബ്കാ വികാസ് ഏവർക്കുമൊപ്പം ഏവർക്കും വികസനം എന്ന മന്ത്രവുമായി മുന്നേറാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്
സബ്കാ സാഥ്സബ്കാ വികാസ് എന്നു പറയുമ്പോൾ അത് ഭാരതത്തിൽ മാത്രമല്ല ആഗോള പശ്ചാത്തലത്തിൽ കൂടിയാണ്
വിശേഷിച്ചും നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങൾക്കും കൂടിയാണ്
നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളെ ഒപ്പം വേണം അവരുടെ വികസനവുമുണ്ടാകണം
പല പല കാര്യങ്ങളുണ്ട്
മെയ് 5 ന് ഭാരത ദക്ഷിണേഷ്യാ ഉപഗ്രഹവിക്ഷേപണം നടക്കും
ഈ ഉപഗ്രഹത്തിന്റെ ശേഷിയും ഇതുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങളും ദക്ഷിണേഷ്യയുടെ സാമ്പത്തികവും വികാസപരവുമായ മുൻഗണനകൾ പൂർത്തീകരിക്കുന്നതിൽ സഹായകമാകും
പ്രകൃതിസമ്പത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിലാണെങ്കിലും ടെലിമെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസമേഖലയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല കൂടുതൽ ആഴത്തിലുള്ള സാങ്കേതികവിദ്യയുടെ കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളും ജനങ്ങളും തമ്മിലുള്ള സമ്പർക്കങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇത് സഹായകമാകും
മുഴുവൻ ദക്ഷിണേഷ്യയുമായും സഹകരണം വർധിപ്പിക്കുന്നതിന് ഭാരതത്തിന്റെ ഒരു മഹത്തായ ചുവടുവയ്പ്പാണിത്
വിലമതിക്കാനാവാത്ത സമ്മാനം
ദക്ഷിണേഷ്യയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ മഹത്തായ ഉദാഹരണമാണിത്
സൌത്ത് ഏഷ്യാ സാറ്റലൈറ്റുമായിബന്ധപ്പെട്ട ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയെല്ലാം അവരുടെ മഹത്തായ പരിശ്രമത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയും മംഗളാശംസകൾ നേരുകയും ചെയ്യുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ചൂട് വളരെയധികമാണ്
സ്വന്തക്കാരെ ശ്രദ്ധിക്കണം സ്വയവും ശ്രദ്ധിക്കണം
അനേകം ശുഭാശംസകൾ